എടക്കയില്ല അയിനെന്നേ അല്ലെ ആട കൊറച്ച് കാട്ടി കൂട്ട അപ്പൊന്ന് Star ആവും പിന്നെ ഇങ്ങട്ട്

ഉം കുട്ടിയളൊപ്പം കളിച്ച് നല്ലോണം Goal ഒക്കെ അടിച്ച് Star ആയി തിരിച്ച് വന്ന് നല്ല Club കേറി അടിപൊളിയായിട്ട് തിരിച്ച് വരാനാണ് ക്രിസ്‌ത്യാനോൻറെ Plan അതെന്നെ അല്ല ഈ മെസ്സി മറ്റേ ബാഴ്സലോണക്ക് തിരിച്ച് വരന്ന് അത് സത്യാന്ന് അത് പറയുന്നുണ്ട് അതിങ്ങനെ ഇപ്പൊ ഞാന് കൊറച്ച് നേരത്തെ ഇങ്ങനെ Instagram നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒര് ഇത് കണ്ടു News കണ്ടു മറ്റേ പറയാ മെസ്സി തിരിച്ച് വരാണെങ്കി എനിക്ക് സന്തോഷെ ഉള്ളു അങ്ങനെ മെസ്സിടെ കൂടെ കളിക്കാൻ പറ്റണത് ഭാഗ്യണെന്നൊക്കെ അങ്ങനെ ലാമാൻഡോസ്‌കി ഇങ്ങനെ പറയിണ്ട് ആ ശേ ശെരിയെന്നെ ആവും ആ ചെലപ്പോ മെസ്സിക്ക് പണ്ട് മുതലേ ബാഴ്സലോണയോട് ഒരിഷ്ട്ടല്ലേ അല്ലേലും അതല്ലേ അത് പിന്നെ ഇപ്പൊ ഏത് ആണ് January ഓ September ഓ

ഓലിക്കത് വരെ Contract ഇണ്ട് PSG ആണെങ്കി Contract പുതുക്കിട്ടു ഇല്ലാലോ അപ്പൊ Contract കേഴിയാൻ തന്നെയല്ലേ Okay ഇനി എടുക്കൊക്ക Ready ഓലിപ്പോ ഇനി കളിച്ചോണ്ട് കാരണം ബായിസോണാ കത്തി നിക്കണ Team അല്ലെ ഇനി ഒന്നൂടി വന്ന അടിപൊളിയാവും ഉം നല്ല അടി കിടിലായിട്ട് കളിക്കാം നല്ല Team ഇപ്പൊ ഇപ്പൊ ഓലല്ലേ മൂന്നാമത് ഫയല Second അല്ലെ ആഹ് മറ്റേ ഒര് നല്ലണം കൊടുത്തിരുന്നു ആ അത് അതടിപൊളിയായി അത് മറ്റേ ആ ഓലെ Twitter ല് ഒര് Post ഇണ്ടാരുന്നിലെ ആ ബാഴ്‌സലോണ ബാഴ്‌സലോണ അതാണ് അതല്ല നാല് Lets make it four എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ കളി ജയിച്ച

നാലാമത്തെ കളിയും ജയിച്ച Come on ന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നാലെണ്ണം തിരിച്ചിട്ട് കൊടുത്തു നാലാമത്തെ കളിക്ക് നാലെണ്ണങ്ങട് കൊടുത്തു ന്തേ അതെന്നെ Scene

പന്ത് കിട്ടണ്ട പണിയൊള്ളു എമ്മാതിരി പോക്ക് പോണേ അടി പൊളിയായിട്ട് കളിക്കണിണ്ട് നല്ല Form ആണ് പക്ഷെ ഇവലെന്ത അറിയോ Champions league ൽ എത്തുമ്പളാണ് ഒന്നുകൂടിയും Power കൂടാ പണ്ട് മുതലേ അടിപൊളിയായിട്ട് Champions league കളിക്കണിണ്ടോല് മറ്റേ വിനീഷ് ഒക്കെ എന്താ അറിയോ സ്വന്തായിട്ട് കൊറച്ച് ഇത് കൂടുതലാണ് Selfish ആയിട്ട് കൊറച്ച് കളി കൂടുതലാണ് പക്ഷെ എന്നാലും പന്ത് കിട്ടി കയിഞ്ഞ Box ക്ക് എത്തിച്ചോളും ആ Pass ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കേ ബെൻസിമൊക്കെ എത്തിച്ചോടുത്ത തി ബെൻസീമും വിനീഷ് ചെയ്തോളും അടിപൊളിയായിട്ട് കളിക്കണിണ്ടല്ലോ ഓലെ ആ ഒര് Combo ല് കളിച്ചാണ് മൊത്തത്തിൽ ഉം പിന്ന ഇപ്പൊ ചെറിയ ചെറുക്കൻ മാരും ഇല്ലേ കൊറെണ്ണം വന്നേക്കുന്നു കമവിങ്ങാ അങ്ങനെ കൊറെണ്ണം ഇണ്ടെനു ഒനടിപൊളിയാ കമാവിൻചോക്കെ അടിപൊളിയാ പിന്നെ മറ്റേ സ്പെയിൻത്തെ ഒരിത്തനില്ല എന്താപ്പോ ഓൻറെ പേര്

സ്പെയിൻത്തെ ഒര് വെളുത്തിട്ടോള്ളൊരുത്തനില്ലേ ന്താണ് കൊറച്ച് Height ഇള്ളേ സ്പെയിൻ തന്നെ അല്ലെ ഒന്

ആ വാൽവേര്ഡ് സ്പെയിനിൽ അല്ല ഉറുഗ്വ

ഉറുഗ്വ ആ ഓനൊക്കെ പിന്നെ പോയത് നഷ്ട്ടാണ് കസങ്ങര പോയത് നഷ്ട്ടാണ് പക്ഷെ കസങ്ങരയുടെ Position ല് കളിച്ചലോ ആ പേ കസങ്ങര ആണെങ്കിലോ United തകർക്ക്ആ ഒര് Minute ഇല്ല

ഓ Scene അവന് ആ Form ന്നെ വിട്ടിട്ടില്ല കൊറേ കളിയാക്കിവന് കൊറേ ആൾക്കാര് Manchester united ൽ പോയെന് ശേ നല്ല അടിപൊളിയായിട്ട് നല്ല രീതില് കസങ്ങരക്കെ നല്ലണം നയിച്ചിട്ടെന്നെയാണ് ഒര് Level ക്ക് പോ United എത്തിക്കണത് അല്ല PSG ഇപ്പൊ എവിടെല്ലേ നെയ്മർ പരിക്കിലാണെ നെയ്മറില്ലാത്ത കൊണ്ട് കേറ്റണില്ല ഇപ്പൊ രണ്ട് മൂന്ന് കളി തോറ്റു ഓല്

ആ League one ല് രണ്ട് മൂന്ന് കളി അടുപ്പിച്ച് തോറ്റു

അത് കൊറേ മുന്നെയല്ലേ മെസ്സി ഇപ്പൊ Last കളി ജയിചിക്കാണ് ഒര് കളി

എംബു ഇണ്ട് എംബി എംബു Scene ആണ് എംബുനോട് എംബു Worldcup ആവുമ്പൊ തെളങ്ങും PSG ല് ഒന് അവസരമില്ലാത്ത മാരിയാണ്

ആരായിരിക്കും

എംബുൻറെ എതിരാളി ഹാലാൻഡ് ബ്രോട്ട് ഓൻ എന്തായിലും കിടിലായിട്ട് കളിച്ചണിണ്ട് ചാടിയും

എന്തൊക്കെയാ ഈ കട്ടിണെ ആവോ

പിന്നല്ല ഒന് കളിക്കനങ്ങനെ Skill ഇടാനും ഇതിനൊന്നും കളിക്കൂല പക്ഷെ പന്ത് കിട്ടിയ അടിക്കന്നെ അടിച്ചിട്ടും അതെ മാരി

ചവിട്ടുവാ പന്തിനെ ചവിട്ടുവാ കുത്താ ഇതൊക്കെയാണ് ഓൻറെ കളി

ആ ഈ Season ൽ നാപ്പത്തഞ്ച് Goal ഇന്നലത്തോട് കൂടി

ഇല്ല ഇല്ല കിട്ടൂല മെസ്സിക്കെന്നെ പോവുള്ളു FIFAWorldcup എടുത്തോണ്ട് അത് അങ്ങനെയാന്ന് അതെന്നും അങ്ങനെത്തന്നെയല്ലേ ഓല് മെസ്സി അങ്ങനെ ആ ഒര് രീതിലാണ് അതല്ലി Worldcup കിട്ടിയത് കൊണ്ട് പിന്നെ Assist ഉം കാര്യങ്ങളൊക്കെ നോക്കൂല ആ അതും നോക്കും Worldcup മാത്രേ Country ടെ ആണ് കൂടുതൽ നോക്ക രാജ്യത്തിൻറെ ആണ് കൂടുതൽ നോക്ക Club നെക്കാളും ആഹ് ഇനി ആ അവൻറെ ഏതാ Club അല്ല ഇത് രാജ്യം നോർവ്വെ അതൊന്നും കളിക്കലന്നെയില്ല Eurocup ലും ഇല്ല Worldcup ലും ഇല്ല അപ്പൊ ഓനിക്ക് ഇനി വേറെ രാജ്യത്ത് പോകാൻ പറ്റൂല പറ്റും പക്ഷെ അവൻ പോണില്ല ഓൻ ഓൻറെ രാജ്യം തന്നെ എന്തേലും ആക്കണംന്നാണ് ഓ അത് അഹങ്കാരല്ല അങ്ങനെ കൊറേ ആൾക്കാര് കൂടി അറിയിക്കണല്ലോ പക്ഷെ എന്താ ഓൻ കേറണില്ല കേറിയ കയിച്ചിലായി കൊറച്ച് പേര് അധികാവുന്നല്ലേ ഉള്ളു വാലന്റീർ ഒക്കെ കണ്ടമാനം എടുക്കും അവനെ സുഖായിട്ടെടുക്ക കേറിയാല്

ഉം ഇല്ല അങ്ങനെ എതിലേലും ഒക്കെ ഒന്ന് കേറി കൂടിയ ഉണ്ടാലോ കണ്ടമാനം അടിച്ച് Euro ല് ക്രിസ്ത്യാനോൻറെ കളി കണ്ടിന്നില്ലേ

കേറി വരണൊക്കെ ഇണ്ട് പയെ മാരി ഒന്നല്ലപ്പോ അല്ല ഇപ്പം ഇനി എന്തിനാ ക്രിസ്റ്റ്യാനോ ഈ അൽ നാസർ പോയി കൊണ്ടോയി അവിടുന്ന് കൊറച്ച് Star ആയിറ്റ്

അതെന്താലും വരുല്ലോ ആ വന്ന് പിന്നെ ഓൻറെ കാലം തന്നെയായിക്കല്ലോ പിന്നല്ല മറ്റേ ദേ Euro വരുണുണ്ടല്ലോ അടുത്ത കൊല്ലം

അടുത്തോല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് Euro വരുണെ ആ അപ്പൊ മാസം കൂടൂലെ October ക്ക് ഒക്കെ ആവൂലെ ആവോ ഇല്ലല്ലാ June july ആ Time തന്നെയാവും

ആ Time ഒക്കെ ആവുമ്പത്തേനും എന്തായാലും ഓൻ തിരിച്ച് വരും പിന്നെ പോർട്ടുഗലിൽ ഇപ്പൊ പുതിയ Coach ഒക്കെ വന്നോണ്ട് നല്ല കിടിലമായിട്ട് കളിചിണിണ്ട് ഓല് Coach ഒര് അല്ല Players നെ ഇല്ലേ എല്ലാരും Full form ൽ ആണല്ലോ

അടിപൊളിയാണ് പക്ഷെ കഴി ഈ Worldcup ല് കണ്ടില്ലേ Coach മൊട കൊർച്ച് Scene ആയകൊണ്ടാണ് ഞങ്ങള് പുറത്തായത് സുഖായി അടിച്ചിണ്ടായിരുന്നു

അടിപൊളി Team അല്ലെ ഒരു Side ന്ന് Keeper മുതല് Back mid ഉണ്ട് Forward ഉണ്ട് അടിപൊളിയായിട്ടിണ്ട് ബ്രസീലിൻറെ Coach മരിക്കിണ്ട് അത് ശ്രെദ്ധിച്ചോ ബ്രസീലിൻറെ മറ്റേ

ആ വണിക്കിണല്ലോ അല്ല മൂപ്പരാണ് ബ്രസീലിൻറെ അടുത്ത Coach ആ ബിഡ് വന്നിക്കുണു മറ്റേ ഇതായിക്കുണു സന്തോഷേ ഉള്ളു സ്വീകരിക്കാൻ ന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിണ്ട് Contract ഇണ്ട് റയലിന് അത് Break ചെയ്തിട്ട് അവൻ വരൂല

അങ്ങനെ അല്ല ഓ ഓൻ പറഞ്ഞിന്നു ഓനിക്ക് Ultimate log ഇതിനോടാണ് റെൽമാർടിർഡിനോടാണ് Commitments ഇണ്ട് റെൽമാർടിർഡിനോടാണ് അത് കെയിഞ്ഞിട്ട് ഇള്ള Contract കൾ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ആ Club ന് ഓ ഓൻ കൊറേ ഇണ്ടാക്കി കൊടുത്ത്ക്കിണല്ലോ Club ന് പ്രസീദാൻറെ മാരിത്തന്നെയാണല്ലോ ഓ Correct ഓൻ തന്നെയല്ലാരുന്നു

തിരിച്ച് വരുണു പോണു ഓൻ എല്ലാ അതികെല്ല Team നും നല്ല ഒണ്ടാക്കി കൊടുത്ത്ക്കുണു

ആഹ് ആണി ബാഴ്‌സ ഒരു കരക്കങ്ങനെ പോണു പക്ഷെ ബാഴ്‍സക്കെ Team മാറി Full ചെറുക്കൻ മാരും കളി വേരുന്നുണ്ട് കളി വരണിണ്ട് കളി വരണിണ്ട് പക്ഷെ എന്തോ ചേലോടുത്തൊക്കെ ഒരു ഇതാണ്

ഇന്നത്രേയ Score ഒര് മൂന്നെണ്ണോക്കെ അടിച്ചും എന്തായാലും അല്ല രണ്ടെണ്ണം എന്തായാലും ഇണ്ടാവും ആ ന് പയേ Team ഒന്നും ഇല്ല ആ അപ്പൊ രണ്ട് വട്ടം കൊണ്ടോന്ന് നിക്കുന്ന് തോന്നില്ല ക്ക് പുതിയ Coach ഒക്കെയാണ് ഉം എന്ന കട്ടായിക്കള ഉം എന്ന ബാ കേട്ടോ

Okay ശെരി hello നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോവുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്

പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻെറ ഏർ ആദ്യപക്ഷങ്ങളാണ്

കൗമാരഘട്ടത്തിൽ നേടുന്ന വിദ്യാഭ്യാസമാണ് ദ്വിതീയ വിദ്യാഭ്യാസം ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രാഥമികമായി നിയന്ദ്രിക്കുന്നത് സർക്കാർ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമാണ് അത് കേന്ദ്രം സംസ്ഥാനം പ്രാദേശികം എന്നിങ്ങനെ മൂന്നുതലങ്ങളിൽ government ൻറെ കീഴിലാണ് ഇന്ത്യ ഭരണഘടനയിൽ ഏർ ഉണ്ടായിരുന്ന കുട്ടികളുടെയും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പതിന്റെ വിവിധ വകപ്പുകൾ പ്രകാരം ആറു മുതൽ പതിന്നാല് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പൊതുവിദ്യാലയങ്ങളുടെയും സ്വകാര്യ school കളുടെയും ഏകദേശ അനുപാതം ഇതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നൂറ്റാണ്ടുകളായി ഇന്ത്യ ഒരു പ്രധാന പഠന കേന്ദ്രമാണ് കൂടാതെ നിരവധി ജനപ്രിയ സര്‍വ്വകലാശാലകളും ഇവിടെ നിലവിൽ ഉണ്ട് ഇന്നും രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച സർവ്വകലാശാലകളുണ്ട് കൂടാതെ നൂറ് ശതമാനം സാക്ഷരതയിലെത്താൻ പരിശ്രമിക്കുമ്പോൾ അതിൻെറ പ്രാഥമിക വിദ്യാഭ്യാസത്തെ നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട് സാർവത്രിക നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസത്തിൻറെ ഗുണനിലവാരം നില നി നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാണ് ഈ ലക്‌ഷ്യം കൈവരിക്കുന്ന ഏക indian സംസ്ഥാനം കേരളമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ വിദ്യഭ്യാസ തലങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും school വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും മേൽനോട്ടം വഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തെ ഭാഗീകമായി സ്വാശ സ്വാശ്രയ മാ സ്വാശ്രയമാകാനുള്ള ഒരു സംരഭമുണ്ടെങ്കിലും indian സർക്കാരും വിദ്യാഭ്യാസത്തിന് വലിയതോതിൽ subsidy നൽകിയിട്ടുണ്ട് indian വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് nurseryprimarysecondaryhigher secondary ബിരുദം ബിരുദാനന്തര ബിരുദം എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങളുണ്ട് pre primary അല്ലെങ്കിൽ nurserylowerkindergarten നും upper kindergarten നും ഉണ്ട് അവിടെ സ അടിസ്ഥന വായനയും എഴുത്തും ഏർ കഴിവുകളും വികസിപ്പിച്ചെടുക്കുന്നു ആറിനും പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് primary school ലുകളിൽ ഉള്ളത് ഒന്ന് മുതൽ അഞ്ചുവരെയുള്ള സംഘടിത class സുകളാണ് അവിടെ ഉള്ളത് secondary school കുട്ടികൾ പതിനൊന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ആറു മുതൽ പത്തുവരെ class കൾ ക്രമീകരിക്കുന്നു higher secondary school ദ്വിതീയ വിദ്യാർത്ഥികൾ പതിനാറും പതിനേഴിനും ഇടയിൽ പ്രായമുള്ളവരും പതിനൊന്നിനും പന്ത്രണ്ടിനും class കളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ ആറിനും എട്ടിനും ഇടയിൽ class കളിൽ middle class school എന്നും എട്ടിനും പത്തിനും ഇടയിലുള്ളവ high school എന്നും വിളിക്കുന്നു higher secondary വിദ്യാഭ്യാസത്തിന് ശേഷം നിരവധി വിത്യസ്ത stream കൾ ലഭ്യം ലഭ്യമാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം ഒരു മേഘലയെ specialise ചെയ്യുന്നതിനായി വിദ്യാഭ്യാസം നൽകുന്നതിന് ലക്ഷ്യമിടുന്നു കൂടാതെ നിരവധി സാങ്കേതിക school കളും college കളും സർവ്വകലാശാലകളും ഉൾപ്പെടുന്നു central board of secondary education boardcouncil for indian school ഏർ certificate examination board സംസ്‌ഥാന സർക്കാർ board കൾ national open school international school ഉകൾ എന്നിങ്ങനെ വിവിധ board കളാണ് ഇന്ത്യയിലെ school കളെ നിയന്ദ്രിക്കുന്നത് എല്ലാ പ്രധാന indian നഗരങ്ങളിലും ജോലി ചെയ്യുന്ന വർഗങ്ങൾക്ക് സേവനം നൽകുന്ന ധാരാളം സർക്കാർ fund school കൾ ഉണ്ട് english ആണ് പഠന പഠനമാധ്യമമായി പഠനമാധ്യമമായ നിരവധി സർക്കാർ high school കൾ കളും ഉള്ളതെങ്കിലും സാധാരണയായി പ്രാദേശിക ഭാഷയിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഈ സ്ഥാപനങ്ങൾക്ക് വൻതോതിൽ subsidy ലഭിക്കുന്നു കൂടാതെ പഠനോപകാരണങ്ങൾക്കും ചിലപ്പോൾ subsidy ലഭിക്കും സർക്കാർ school കളിൽ സംസ്ഥാന പാഠ്യപദ്ധതികളും ഉണ്ട് secondary വിദ്യാഭ്യാസവും നിരവധി സ്വ സ്വകാര്യ school കളും നൽകുന്നു ഈ school കൾ ദേശീയ പാഠ്യപദ്ധതിയോ സംസ്ഥാന പാഠ്യപദ്ധതിയോ പിന്തുടരും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തതകളും ഏർ വ്യത്യസ്തവുമായ theme കളുണ്ട് അവ ഓരോന്നും ഈ ഏർ apex board നിരീക്ഷിക്കുന്നു ഈ apex board കൾ പരമ പരോക്ഷികമായി നിയന്ത്രിക്കുന്നത് മാനവ വിഭവ ശേഷി വികസന മന്ത്രാലയമാണ് കൂടാതെ സംസ്ഥാന സർക്കാറുകൾ ധനസഹായം നൽകുന്നു കേന്ദ്ര സർവ്വകലാശാലകൾ എന്ന് വിളിക്കപ്പെടുന്ന പതിനെട്ടു പ്രധാന സർവ്വകലാശാലകൾ കേന്ദ്ര സർക്കാരാണ് പരിപാലിക്കുന്നത് ഇന്ത്യയിലെ സർവ്വകലാശാലകൾക്കുള്ള ഏർ accreditation ൻറെ parliament ൻറെ നിയമത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിയമപ്രകാരം ആവശ്യമാണ് university grant commission സ്ഥാപിച്ച ഏതു സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഉന്നത പഠനത്തിന് നിരവധി

bar coucil of india national assessment and aggregation council ദേശിയ അധ്യാപന അധ്യാപക വിദ്യാഭ്യാസ council rehabilitation council of indiamedical council of indiapharmacy council of indiaindian nursing counselling dentist coucil of indiacentral council of homeopathycentral council of indian medicine സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായ

സാംസ്‌കാരികമായ സമ്പന്നവും വൈവിധ്യവുമുള്ള രാജ്യമാണ് ഇന്ത്യ ഭാവിയിലെ സമ്പത് വ്യവസ്ഥയിലേക്ക് കുതിച്ചുയരുന്ന രാജ്യം ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയേഴു ഓഗസ്റ്റ് പതിനഞ്ചു നാനാ അഹ് ഇന്ത്യ ഏതാണ്ട് നൂറ് വർഷത്തോളം നീണ്ട

ഇന്ത്യ സ്വത്രന്തത്തിന് മുമ്പ് ജാതിവ്യവസ്ഥയുടെ രീതിയിൽ വിഭജിക്കപ്പെട്ടു ഇന്ന്പോ ഇന്നുപോലും ധാരാളം ജാതിവിവേചനങ്ങൾ നിലവിലുണ്ട് മാത്രമല്ല പണമുള്ളവർക്ക് മാത്രമേ പഴയകാലങ്ങളിൽ പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളു

ഗുരുകുല സമ്പ്രദായം ഈ സമ്പ്രദായത്തിൽ പല സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളും അവരുടെ ഗുരുവിന്റെ അധ്യാപനത്തോടൊപ്പോം ഒരു മേല്കൂരയിലാണ് താമസിച്ചിരുന്നത് ഒരു കാർഷിക രാജ്യമായ മായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമീണ മേഖലകളിലാണ് താമസിച്ചിരുന്നത് പക്ഷേ നാഗരാപ്രദേ അഹ് നഗരപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ മെച്ചപ്പെട്ടതായിരുന്നു മുൻകാലങ്ങളായി താരതമ്യം ചെയ്യുമ്പോൾ government ൻറെ കടന്നു കയറ്റം ഇത്തരം അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആയിരത്തിത്തൊള്ളാരത്തി തൊണ്ണൂറ്റിഒന്നിൻെറ സാക്ഷരതയുടെ കണക്കുകൾ പ്രകാരം ഏഴ് വയസ്സിന് മുകളിൽ ഉള്ളവർ മാത്രമേ സാക്ഷരരോ നിരക്ഷരരോ ആയി ഏർ വർധിച്ചിട്ടുള്ളു രണ്ടായിരത്തി പതിനൊന്നിലെ സാംസ്വ സാക്ഷരരാ കേരളം

ആറ് മുതൽ പതിനാല് വയസ്സ് വരെ ഉള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരം രണ്ടായിരത്തൊന്നു കാലയളവിൽ ആരംഭിച്ച് ഏർ ആ കാലങ്ങളിൽ ആരംഭിച്ച പദ്ധതിയാണിത് school ലുകളിലെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യത ഉറപ്പ് വരുത്തുന്നതുമാണ് ഏർ SS

ഒന്ന് സർവ്വകലാശ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരം രണ്ടായിരത്തിഒന്ന്‌ വരെ കാലയളവിൽ ആരംഭിച്ച പദ്ധതിയാണിത് school ലുകളിലെ പ്രതേകിച്ച് ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ലഭ്യത ഉറപ്പ് വരുത്തുന്നതിനാണ് SS ഈ പരിപാടിയുടെ പ്രാധാന്യ ലക്ഷ്യം സാക്ഷ്യ ഏർ bharath mission കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വിദ്യാഭ്യാസമില്ലാത്ത മുതിർന്നവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ളതാണിത് okaythank you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

ഏതൊരു വ്യവസ്ഥയെയും പോലെ ഇതിലും ഏതെങ്കിലും ഒരു ഘടകത്തിന് വന്നു ചേരുന്ന ഏതൊരു മാറ്റവും മറ്റെല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്നു ഈ വ്യൂഹത്തിന് മൂന്ന് തലങ്ങളുണ്ട്